ഒന്നിനും പറ്റാത്ത തിരക്കഥകൾക്ക് അദ്ദേഹം shows നൽകുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ഏറ്റവും മുഖ്യ കാരണം. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് അതുപോലെ തന്നെ സംവിധാനം ചെയ്യുന്ന മലയ്‌ക്കോട്ടിൽ വാലിബൻ അതുപോലെ തന്നെ ജിത്തുജോസഫിന്റെ റാം അങ്ങനെ പല വമ്പൻ ബഡ്ജറ്റുകൾ ആയിട്ടുള്ള സിനിമകൾ അദ്ദേഹത്തിന് വരാനുണ്ട് അതെല്ലാം പ്രതീക്ഷയുള്ളതുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതിനുള്ള

ആണല്ലേ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മലയാള സിനിമയുടെ ഒരു വിലപ്പെട്ട ഖനി ആണെന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കഴിവ് ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് അത് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരു മമ്മൂട്ടി ഫാൻ ആണെങ്കിലും പഴയ പടങ്ങളിൽ അദ്ദേഹത്തിനെ കാണുമ്പോഴ് അത്യാവശ്യം അഭിനയിക്കുന്ന

ഉം അത് എല്ലാവര്ക്കും അദ്ദേഹത്തിന്റെ ഫാൻസിന് പോലും അദ്ദേഹത്തിനോട് അതിലാണ് വെറുപ്പ്. അദ്ദേഹം അത്യാവശ്യം ഒരു സംവിധായകർക്ക് തന്നെ പല ഡേറ്റും കൊടുക്കുന്നു ഒന്നാമത് ഉണ്ണികൃഷ്ണൻ തന്നെ പല ഡേറ്റും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതുമുഖ സംവിധായകനെ ഒന്ന് കാണാൻകൂട്ടാകുക പോലും ചെയ്യാതെ അവർ മറ്റുള്ള സമയം പലരീതികളിലായി ചിലവാക്കുകയും ഒരേ സംവിധായകർക്ക് തന്നെ വ്യത്യസ്തമായ തിരക്കഥകൾ അദ്ദേഹം shoot ചെയ്യുന്നില്ല എന്നതാണ്

അങ്ങനെയാണല്ലേ മമ്മൂട്ടിയെ പറ്റിയിട്ട് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അദ്ദേഹം മോഹൻലാലിനേക്കാളും ഒരു പിന്നെ അഭിനയിക്കാൻ കഴിയുന്ന താരമാണോ അതോ അദ്ദേഹത്തിന് പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പടങ്ങളുടെ നിലവാരം എന്താണ് ഞാൻ അദ്ദേഹത്തിന്റെ അവസാനമായി കണ്ട പടം ഏകദേശം പിന്നെ റോഷാക്ക് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പടം എനിക്ക് കൊഴപ്പമില്ല അദ്ദേഹത്തിന്റെ വേഷം കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം നേരാവണ്ണം അഭിനയിച്ചു ഇനി അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന പടങ്ങൾ ഒക്കെ ഏതാണ് അദ്ദേഹത്തിന് ഇനി ഏതൊക്കെയാണ് അദ്ദേഹം ഡേറ്റ് കൊടുത്തത് ഏതൊക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രതീക്ഷ എന്റെ പിന്നെ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു വരാൻ പോകുന്ന പടം റമദാൻ അദ്ദേഹത്തിന്റെ പഴയ പടങ്ങൾ ഒക്കെ കുറെ കാണാറുണ്ടോ

ഏകദേശം അവസാനം അദ്ദേഹത്തിന്റെ പടം ഏതാണെന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നു പടത്തിന്റെ പേര് ഓർമയില്ല അദ്ദേഹം അത് തിയേറ്ററിൽ പൊട്ടി പോയി എന്ന് എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന പടങ്ങൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ഇനി വരാൻ പോകുന്ന പുതിയ സിനിമ എന്ന് പറയുന്നത് സൂര്യയുടെ ഭാര്യയായ ജ്യോതികയും മമൂക്കയും ചേർന്നിട്ടുള കാതിൽ എന്ന സിനിമയാണ് അത് direct ചെയ്തിരിക്കുന്നത് പ്രേക്ഷക പ്രശംസ നേടിയ ലോകത്തു ആകമാനം പ്രേക്ഷക പ്രശംസ നേടിയ സംവിധായകൻ അത് സംവിധാനം ചെയ്തിട്ടുള്ളത്

അതിനു ശേഷം വരുന്ന സിനിമ എന്ന് പറയുന്നത് കണ്ണൂർ സ്‌ക്വാഡ്. അത് ചിത്രീകരണം പൂർത്തിയായി. അത് പുതുമുഖമായ സംവിധായകനാണ് അത് ചിത്രീകരിച്ചിട്ടുളത് അത് ആ രണ്ടു മാസത്തിന്റെ ഉള്ളിൽ തന്നെ release ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്.

അത് കേരളത്തിൽ അറിയപ്പെട്ടില്ലാത്ത ഒരു തിരക്കഥയായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സിനിമ ആയിരിക്കും എന്നാണ് ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുമുഖ സംവിധായകനായ രവി എന്ന സംവിധായകാനാണ് അത് സംവിധാനം ചെയ്യുന്നത്. അതിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ thrill അടിച്ചു കാത്തുനിൽക്കുന്ന ബിലാൽ ഉണ്ടാവുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അറിയില്ല. നമുക്ക് കണ്ടിരുന്നു ആണല്ലേ ബിലാൽ കൊറേ കാലമായിട്ടു കേൾക്കുന്നു. ബിലാൽ two ബിലാൽ two പക്ഷെ അത് അതിന്റെ ഒരു updation ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാനിപ്പോ ഫാൻസുകൾ പറയുന്നത് കേൾക്കാം ട്രോളുന്നത് കേൾക്കാം നമ്മുടെ ബിലാൽ one ഇലെ

ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് എന്ന് പറയാതെ അതിന്റെ കൂടുതൽ updations ഒന്നും കേട്ടിട്ടില്ല. അത് ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ടോ എന്താണോ അത് release date മാറ്റിവെക്കുകയോ ചെയ്തത് എന്താണ്? അതിന്റെ post production wok കൾ മാത്രമേ ഇപ്പോൾ തൊടങ്ങിയിട്ടുള്ളു എന്നാണ് അമൽ നീരദ് പുറത്തു വിട്ട വിവരം. പിന്നെ കുറച്ചു കാത്തിരിപ്പിനും സുഖമില്ലേ മുസ്തഫ അത് വരും അതിന്റെതായ സമയത്തു അത് വരിക തന്നെ ചെയ്യും.

നിവിൻ പൊളി അല്ലെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നു പോയി അപ്പൊ ആ പടം എങ്ങനെ ഉണ്ട് താങ്കൾ കണ്ടോ അത്? അത് മികച്ച ഒരു പടമാണെന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് പണ്ട് നടന്ന അതെ സംഭവത്തെ അടിസ്ഥാനമാക്കിയെടുത്തത് കൊണ്ടാവാം അവയിൽ കൂടുതൽ സമയം പ്രക്ഷേകരെ thrill അടിപ്പിക്കുന്ന ഇല്ലാത്തതുകൊണ്ടാവാം എനിക്ക് അങ്ങനെ തോന്നിയത് മികച്ച ഒരു സംവിധായകനാണ്. കമ്മട്ടി പാഠം തുടങ്ങിയ സിനിമകളെല്ലാം സംവിധാനം ചെയ്ത director ആണ് എന്തിനു നമ്മുടെ രഞ്ജിത്തിന്റെ ഭാര്യയായ സുപ്രിയ സുപ്രിയ അല്ല രഞ്ജിത്തിന്റെ ഭാര്യയായ അവയെല്ലാം മികച്ച

മികച്ച പ്രേക്ഷക പ്രശംസ നേടിയ സിനിമായായിരുന്നു തുറമുഖം അതുപോലെതന്നെ നിവിൻ പോളി അർജുൻ അശോകൻ ഇവരെല്ലാം മികച്ച അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷെ പടം എന്താ തിയേറ്ററിൽ വിജയിച്ചിട്ട് ഇല്ല എന്നത്

ആണല്ലേ ഞാൻ ആ പടം ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു പിന്നെ തുറമുഖം ജനം കുറയെ ജനപ്രിയ മനസുകളിൽ തങ്ങി നിന്ന ഒരു പടമാണ് കാരണം കുറെ ദിവസം

അതുപോലെ യൂട്യൂബിൽ ഓരോ ആൾക്കാരുടെ പോയി review കണ്ടിരുന്നു അപ്പോൾ എനിക്ക് മനസിലായി അവരുടെയൊക്കെ അഭിപ്രായം പറയുന്നത് ഒരു average പടമാണ് അത് below average എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് പടമല്ലേ അതെനിക്ക് ഏകദേശം എനിക്ക് ഒരുപടം കൂടുതൽ ഒരു നല്ല മികച്ച hit ആയാൽ മാത്രമേ ഞാൻ ആ പടം watch ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അതെനിക്കിഷ്ടം ഉണ്ടാകില്ല.

കുറെ പടങ്ങൾക്ക് malayalam industry ഇൽ ഒരു അതായത് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മലയാള സിനിമയ്ക്ക് ഇപ്പ ഒരു കൂടുതൽ പണം വാരിയ സിനിമകൾ ഈ കൊല്ലം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ ഉണ്ടായത് രോമാഞ്ചമാണ് അറുപത് അറുപത്തിയഞ്ച് കോടി രണ്ടു കോടി ബഡ്ജറ്റിൽ ഇറങ്ങി അറുപത് അറുപത്തി അഞ്ചു കോടി വാരാൻ രോമാഞ്ചത്തിന് കഴിഞ്ഞു. അതിനുശേഷമുള്ള പടങ്ങൾ എല്ലാം തിയേറ്ററിൽ പൊട്ടുക ആയിരുന്നു. ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന പടം കൂടുതലായി ഓടുന്നുണ്ട് അതുപോലെ തന്നെ വന്ന മൂന്നൂർ കോടി സിനിമയാണ് അതിപ്പോൾ വന്നിട്ടുണ്ട് അത് നല്ല സിനിമയായിട്ടാണ്

Okay എനിക്ക് സിനിമയെ പറ്റിയിട്ട് നിനക്ക് അപ്പൊ താങ്കളുടെ അഭിപ്രായം മൂലം താങ്കൾ കുറെ സിനിമ ഒരു ആരാധകൻ ആയതു കൊണ്ട് എനിക്ക് കുറെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു സിനിമയെ പറ്റിയിട്ട് അറിഅറിയാൻ കഴിഞ്ഞു.

Okay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

നന്ദി നമസ്ക്കാരം